നിങ്ങളിപ്പോ എവിടെ പോയിട്ട് വെരാ നിങ്ങൾ എന്ത് അവൈഡ് കച്ചവടത്തിന്ന് പോയതാണോ ആഹ് ചെറിയതായിട്ട് ഒരു കച്ചവടം ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ മകൻ്റെ കൂടെ ആണോ കച്ചവടം ചെയ്യുന്നേ

ആഹ് എന്നിട്ട് എങ്ങിനെ ലാഭാണോ നഷ്ടം ആണോ എന്താ സംഭവിക്കുന്നെ ഇപ്പൊ

ആഹ് വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ സുഖകരമായിട്ട് പോകുന്നുണ്ടാവും അല്ലെ

ആഹ് അതെയതെ. പക്ഷെ ഇങ്ങേക് ഒരുപാട് ഏഹ് ഇതിൻ്റെ പേരിൽ ഒരുപാട് സാധനങ്ങൾ അവൻ ഇറക്കുണ്ടാവും അല്ലെ കടയിലോട്ട്

ആഹ് അവിടെ പോയിട്ടൊക്കെ സാധനങ്ങൾ എടുക്കുണ്ടാവും അല്ലെ

അപ്പൊ നമ്മക് മൊത്ത അതായത് ഉണ്ടാവുലെ ഈ മൊത്തക്കച്ചവടക്കാർ ഉണ്ടാവില്ലേ കൂടുതൽ സാധനങ്ങൾ ഉള്ള കടയിൽ പോയിട്ട് വെലക്കുറവിൽ എടുക്കുവാനോ ചെയ്യേ

അതെയതെ അതെ അതുപോലെ അങ്ങിനെ പോയി എടുക്കുമ്പോ നമുക്ക് കൂടുതൽ ലാഭം കിട്ടുംലെ

ഇവനിന്നിട്ട് കച്ചവടം ചെയ്യുമ്പോ ഏഹ് ചെലെ സമയങ്ങളിൽ നഷ്ട്ടം വരാറുണ്ടോ

നമ്മൾ സാധനത്തിനൊക്കെ കുറച്ച് ഒരു രൂപ രണ്ട രൂപ എക്സ്ട്രാ എഹ് കൂടുതൽ വേടിക്കും ലെ സാധനം വേടിക്കും

ആഹ് അതെ എന്തെല്ലാം സാധനങ്ങൾ ആണ് അവൻ വിൽക്കുന്നത് അവിടെ മുട്ടായികള് ബിസ്കറ്റുകള് പേന നോട്ടുബുക്

അഹ് ആഹ് ആ എല്ലാ സാധനങ്ങളും ഉണ്ട് ലെ

ആ അതെ അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് കടയിലോട്ട് പോയാൽ ആവിശ്യങ്ങൾ ഒക്കെ നടക്കുംലെ

ഇന്നത്തെ കാലത്ത് നമുക്ക് എന്ത് ആവിശ്യം വന്നാലും നമ്മൾ റോട്ടിലോട്ട് ഒന്ന് ഇറങ്ങീട്ട് ഒരുപാട് കടകൾ ഉണ്ട് ഇന്ന് വസ്ത്രത്തിനാണെങ്കിലും ഇനി ബുക്കിനാണെങ്കിലും അതുപോലെ പച്ചക്കറിക്ക് ആണെങ്കിലും മീനിനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് കടകൾ ഉണ്ട് ലെ താത്ത

അതുകൊണ്ട് നമുക്ക് എല്ലാ ആവശ്യങ്ങളും സുഖകരമായിട്ട് നടക്കും

പക്ഷെ ഇതിനൊക്കെ എന്താ പ്രധാനം വേണ്ടത്

അതെ പണം വേണം പണം ഉണ്ടെങ്കിൽ മാത്രമല്ലെ നമുക്ക് എന്തൊള്ളു എന്ത് സാധനോം കിട്ടൊള്ളു ഈ പണ്ടൊരു ഈഹ് സിസ്റ്റം ഉണ്ടെർന്നു ബാർട്ടർ സമ്പ്രദായം ബാർട്ടർ സമ്പ്രദായം. എന്ന് വെച്ചാൽ നമ്മളെന്തെയ്യ ഒരു സാധനം അങ്ങോട്ട് കൊടുക്കുമ്പോ വേറെ സാധനം തിരിച്ച് തരെ നമുക്ക് അരി വേണെന്നുണ്ടെങ്കില് ഓല് നമക്ക് എന്ത് തെരെ തേങ്ങ തെരെ ഇത് താത്താക് അറിയോ

ആഹ് അതെ അത് ഒരുപാട് കാലത്തെ നമ്മുടെ ഉമ്മമാർ ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അങ്ങിനെ അല്ല നമുക്കൊരു സാധനം ഇങ്ങട്ട് വേണോന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങട്ട് പണം ആണ് കൊടുക്കുന്നെ അല്ലെ

അപ്പൊ അന്നും അന്നും ഇന്നും ഒരുപാട് വിത്യാസം വന്നിട്ടുണ്ട് അല്ലെ

ഇതിനെ കുറിച്ച് നിങ്ങൾക്കെന്താ തോന്നുന്നത് അങ്ങിനെ സാധനം മാറ്റുന്നതാണോ അതോ എന്താ പണം കൈമാറ്റം ചെയ്യുന്നതാണോ നല്ലത് പണം കൈമാറ്റുന്നെ തന്നെ നല്ലത് എന്ന എനിക്ക് തോന്നുന്നേ കാരണം പണത്തിന്നാണ് കൂടുതൽ മൂല്യം കൂടുതൽ അല്ലെ

ഏതായാലും ഏഹ് നിങ്ങളുടെ മകനൊരു കച്ചവടക്കാരനാണ്

അതെ അതെ അവൻ ഏതായാലും വലിയൊരു കച്ചവടക്കാരനാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ

അതെ ആഹ് പിന്നെ അവന് എന്താണ് കച്ചവടം എങ്ങിനെ എല്ലാ ദിവസവും കച്ചവടം ചെയ്യുവോ എന്തെങ്കിലും ഓന് എഹ് ഇതെടുക്കോ ചില ദിവസങ്ങളിൽ അവൻ വിശ്രമത്തിനായി മാറ്റി വെക്കാറുണ്ടോ അവൻ ലീവൊന്നും അങ്ങിനെ എടുക്കലില്ല ഞായറാഴ്ച ഉച്ച വരെ ഒള്ളു കട ആഹ് ആഹ് അങ്ങിനെ ബാക്കി ഉള്ള സമയം അവൻ ആ ദിവസം അവൻക്ക് വേണ്ടി അവൻ ചെലവഴിക്കും ഇല്ലേ

ആഹ് അതെയതെ അവൻ എത്ര കാലമായി ഇപ്പോ കച്ചവട മേഖലയിലോട്ട് വന്നിട്ട്

രണ്ട് വർഷം അവൻ്റെ ഉപ്പയും കച്ചവട മേഖലയിൽ ആയിരുന്നു അല്ലെ അഹ് അത് ഉപ്പാൻ്റെ ശേഷം അവൻ കച്ചവടം ചെയ്യുന്നു ഒരു പാരമ്പര്യ കച്ചവടം പോലെ അല്ലെ

ആ അതേതായാലും ഉഷാറായിട്ട് ഇഹ് പോകട്ടെ. പിന്നെ എഹ് കച്ചവടത്തിനായിട്ട് ഇഹ് അവൻ എന്തെങ്കിലും പുതിയ പുതിയ അയ് ഐഡിയകൾ എന്തെങ്കിലും കൊണ്ടുവരാറുണ്ടോ

ഇതേ രീതിയിൽ തന്നെ കച്ചവടം ചെയ്യാറാണല്ലേ ചെല ആളുകളുണ്ട് കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങൾ ഒക്കെ അവർ കച്ചവടത്തിൽ കൊണ്ട് വന്നിട്ട് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ നോക്കും ഇവരങ്ങിനെ ഒന്നും അല്ലെന്ന പറയുന്നത് അല്ലെ

അതെ. ഏതായാലും കച്ചവടം ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും വലിയ ഉപകാരം നിങ്ങക്ക് എന്താ തോന്നുന്നത്

ചെലവ് കഴിഞ്ഞു പോവും പക്ഷെ വേറൊരു കാര്യം ഉണ്ട് താത്ത നമുക്ക് കൂടുതൽ ആളുകളുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാവുന്നുണ്ട് അല്ലെ ലെ അല്ലെ ഈ ചായ കുടിക്കാൻ ഒക്കെ വരുന്നവർ അധികം പ്രായം കൂടിയവരാവും അല്ലെ

അതെ അപ്പൊ പ്രായം കൂടിയ ആളുകളുമായിട്ട് ഒക്കെ കൂടുതൽ അവർക്ക് ഇടപെഴകാൻ ഉള്ള അവസരം കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ മനസിയിലായത് താത്ത നല്ലൊരു മനുഷ്യൻ കൂടി ആവും ലെ

ആളുകളോട് പെരുമാറാൻ ഒകെ ഉള്ളത് അറിയില്ലേ അവന് അതൊക്കെ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ഓരോരോ മെച്ചങ്ങൾ ആണ് അല്ലെ

അപ്പൊ നിങ്ങൾ കച്ചവടത്തിന് നിങ്ങക്ക് പ്രാധ്യാനം നൽകുന്നുണ്ട് അതുപോലെ തന്നെ കച്ചവടക്കാർ ഉണ്ടാവുന്നതിൽ നിങ്ങൾക്ക് സന്തോഷം ഒള്ളു അല്ലെ

അതെ അതെ ആഹ് പിന്നെ കൂടുതൽ എന്താ നിങ്ങൾക്ക് പറയാൻ ഉള്ളത് ഇനി കാര്യായിട്ട് ഒന്നും പറയാൻ ഒന്നും ഇല്ല ആഹ് അതെ എന്തായാലും സന്തോഷം താത്ത നമ്മുക് വേണ്ടീട്ട് ഇത്രേം നേരം സംസാരിച്ചല്ലോ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടെട്ടോ

ഏതായാലും ആഹ് നിങ്ങളെ മകന് നല്ലൊരു ഉയർന്നൊരു കച്ചവടക്കാരൻ ആവട്ടേന്ന് നമുക് പ്രാർത്ഥിക്കാം